ഇന്നിങ്ങടെ Area ല് Rescue teams ഒക്കെ വന്നിട്ട്ണ്ടാരുന്നോ ആ ഇവിടെ വന്നിട്ട്ണ്ട് വ് അനു ശരി നിങ്ങക്കൊക്കെ ഭക്ഷണം വല്ലം കിട്ടിയോ ഭക്ഷണം വന്നിട്ട് First two days ലോക്കെ ഒന്നു അത്രക്കൊന്നു കിട്ടീട്ടില്ല പിന്നെ വന്നിട്ട് ഞങ്ങടെ വീട്ടിലെ ഇരിക്കുന്ന കൊറച്ച് കൊറച്ച് സാധനങ്ങളൊക്കെ ഞാനങ്ങനെ Use ചെയ്‌തു അങ്ങനെയാണ് First day വന്നിട്ട് First day and the second day വന്നിട്ട് അങ്ങനെയാണ് പോയത് ആ അതിന് ശേഷാണ് കൊറച്ച് കൊറച്ച് വന്നിട്ട് Government അഹ് തരുന്ന ഭക്ഷണോക്കെ ഞങ്ങക്ക് കിട്ടി പിന്നെ അവർ തരുന്ന Snacks പിന്നെ വന്നിട്ട് Bread പാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ Third day ലാണ് ഞങ്ങക്ക് കിട്ടാൻ തൊടങ്ങി എന്താന്നു വെച്ച എന്നിട്ടാ വെള്ളോണ്ടല്ലൊ വെല്ലൻറെ വെള്ളത്തിൻറെ ആ അലവ് വന്നിട്ട് അഹ് കൂടുതലാകുമ്പോ അഹ് അപ്പൊത്തന്നെയോ അതായത് ആർക്കും വെളിയിലൊന്നും പോകാനൊന്നും ഇല്ലാലോ

അപ്പൊ തന്നെയാണ് Government ലെ Sectors ന്ന് ഞങ്ങക്ക് കൊറച്ച് കൊർച്ച് കൊർച്ച് ഇങ്ങനെ ഭ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടത്തന്നു ഞങ്ങളും ഞങ്ങക്കും പിന്നെ രണ്ട് ദിവസം പിടിച്ച് നിക്കാൻ പറ്റി പിന്നെ മൂന്നാം ദിവസോക്കെ ഞങ്ങക്ക് ഒന്നും പൊറത്തെട്ടെറങ്ങാനും കഴിയില്ല പിന്നെ ആ Team മൂന്നാല് ദിവസോക്കെ അവരിതന്നെയാ ഞങ്ങക്ക് കൊടുത്തത് ഭക്ഷണയില്ലാണ്ട് ആയെങ്കില്

അങ്ങനെ ആണേല് ഇവടെ വരുന്നതും സാധ്യതയില്ല നടന്ന്

ഏറ്റോം വെള്ളാണ് Transport ലോക്കെ അതുകൊണ്ട് ഞങ്ങക്ക് Terrace ല് ആ Helicopter ൻറെ ഇതിലാണ് കൊണ്ടോന്ന് അങ്ങനെ തന്നത് ഉം വിജി ഇൻറെ പഴെയ Teams ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ ആ പിന്നെ പഴയ Teams ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു NDA മാത്രല്ല കൊറേ ചെക്കൻമ്മാരോക്കെ ഉണ്ടാരുന്നല്ലേ Youngsters

അവരും വന്നിട്ട് കൊറേ സഹായിച്ചു ഞങ്ങളെ രാവിലെ ഒക്കെ ആവുമ്പളത്തേക്ക് ആൾക്കാരൊക്കെ ഇണ്ടല്ലേ

അവര് വന്ന് സഹായിച്ചു ഞങ്ങളെ ക്ഷ ഭക്ഷണോണ്ടാക്കുന്നത് പിന്നെ എന്തെങ്കിലും വേണേ വേണ്ടിയതൊക്കെ വാങ്ങിക്കാന് അവര് ഞങ്ങളെ Help ചെയ്യാറ്ണ്ട് ഓ അങ്ങനെയാണോ പിന്നെ ഇവിടെയും അങ്ങനെയാണ് അഹ് കൊറേ ആൾക്കാര് വന്നിട്ട് വന്നെ എവിടേം വന്നിട്ട് ഉടുപ്പൊക്കെ വാങ്ങിച്ചെന്നു ഞങ്ങക്ക് പിന്നെ ഞങ്ങക്കൊക്കെ Dress അങ്ങനത്തെ സാനത്തങ്ങളൊക്കെ കോ കൊണ്ടോന്ന് തന്നു പിന്ന അഹ് മറ്റേ Ladies ൻറെ Sanitary napkins പിന്നെ വന്നിട്ട് കുട്ടികൾക്ക് മറ്റേ Diapers അതൊക്കെ ആ അതിനുശേഷം വന്നിട്ട് ഉം വലിയ ആൾക്കാർക്ക് വന്നിട്ട് Medicines അങ്ങനെ വന്നിട്ട് കൊറേ Doctors ഒക്കെ വന്നു വന്ന് വന്നിട്ട് എല്ലാരിക്കും ഒന്ന് ഇപ്പൊ Okay ആണോ ഇല്ലെ ഇപ്പൊ ആർക്കെങ്കിലും Need ഇണ്ടെങ്കില് Doctors വന്നിട്ട് Need ഇണ്ടെങ്കില് പറഞ്ഞ പിന്നെ വന്നിട്ട് അവര് വന്നിട്ട് Help ചെയ്ത കൊടുക്കും അടുത്തടുത്ത് ഇണ്ട് Doctors അങ്ങനെ വന്ന് എല്ലാ സഹായങ്ങളും ചെയ്ത അവര് ഈ മഴേൻറെത് കാരണം തൊട്ട് ഇവിടെ മറ്റെ Transport ൻറെ ബുദ്ധിമുട്ട് കൂടുതലായി പോയി അല്ലെ

ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ Transport ൻറെ ബുദ്ധിമുട്ടുണ്ടാവുക നമുക്ക് ഓരോ ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് ഈ ഭക്ഷണോക്കെ കൊടുക്കാൻ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അവരെ മക്കളൊക്കെ അത്യാവശ്യ ചേർന്നിട്ടേ ഇല്ല

ആ Road കൂടെ വരാതെ അവനെ Helicopter ൻറെ ഞങ്ങക്ക് വന്നിട്ട് ഭക്ഷണം തന്നത്

അങ്ങനെയായിന്നു ആയിപോയി

പിന്നെ ഇ ഇന്നലെ വന്നിട്ട് മൂന്ന് മാസത്തില് പെയ്യുന്ന മളയാണ് ആ മല വന്നിട്ട് ഇപ്പൊ മൂന്ന് നാളിലെ വന്നിട്ട് മല അങ്ങനെ പെയ്യുന്ന്ണ്ട് അത്രക്ക് Force ആയിട്ട് വന്നിട്ട് മല വിരുന്നിണ്ട് ഇപ്പോൾ ഉം പിന്നെ ഈ മലയിന്ന് കാരണം വന്നിട്ട് അഹ് വേരെ നാട്ടിൽ നിന്ന് വരുവല്ലേ കൊറേ പേര് വന്നിട്ട് കൊറേ പേര് വന്നിട്ട് വേരെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ Stay ചെയ്തിട്ട്ണ്ടായിരുന്നല്ലേ അവരൊക്കെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയവെ ആണോ ഇവിടേം കൊറേ വീടുകള് കാലിയായിട്ടുണ്ട് പക്ഷെ എപ്പം പൊഴിയും ന്ന് അറിയുന്നില്ല

ബാക്കിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ നടുത്തെ നടുക്കത്തെ Stuck ആയിപോയി അവര് പിന്നെ ഇവിടെ എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ല

പിന്നെ വന്നിട്ട് എൻറെ ഏട്ടൻ വരുമ്പല് വന്നിട്ട് പറഞ്ഞു Railway ticket വന്നിട്ട് Book ആയി പിന്നെ മറ്റെ Bus tickets book ആയി Flight വന്നിട്ട് എടുക്കണ്ട സാധ്യതയെ ഇല്ലാന്ന് പറ ആണ് എൻറെ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ വന്നിട്ട് Bus ന് തന്നെ വന്നു പിന്നെ ആഹ് ഇവിടെ അഹ് വ എൻറെ എൻറെട്ടൻ വന്നിട്ട് ഒരാഴ്ചയായി ഈ Site ല് വന്നിട്ട് Red alert news ല് പറഞ്ഞ അല്ലെ

Okay ആ പിന്നെ ഏട്ടൻ വരുമ്പളെ നല്ല തെരക്കിണ്ടാരുന്നു എന്ന് പറഞ്ഞു Bus ഒക്കെ

എവിടെയോ Railway ഇത് പിന്നെ Flight കളോക്കെ നിർത്തത്തില്ലാന്നു അതുകൊണ്ട് അവിടുത്തെ പൊറം നാട്ടിലെ ആർക്കു ഒന്നും ചോറും കിട്ടാണ്ട് ഇവിടെന്ന് പോകുന്ന ചോറും പിന്നെ ഭക്ഷണോം പിന്നെ അത്യാവശ്യയിട്ട്ള്ള സാധനങ്ങളൊക്കെ കിട്ടാത്ത അവരങ്ങനെ പരാതി പറയുന്നുണ്ട്

കിട്ടണ്ടേ സാധനങ്ങളതുപോലെയൊന്നും കിട്ടീട്ടില്ല ബാക്കിയുള്ളവർക്ക് മാത്രം കിട്ടി ഇതല്ലേ അവിടെ പോയി കിട്ടാനുള്ളു

അത്കൊണ്ട് വെഷമത്തിലാണ് ഉം ഉം പിന്നെ വന്നിട്ട് ചെന്നൈയിലെ ഒക്കെ ഏറിണ്ടാവില്ലേ ആ അതിൻറെ തൊട്ടടുത്ത് വല്യ Building shop വന്നിട്ട് ചെറിയ ചെരിയ വീട് കൾക്ക് വന്നിട്ട് അങ്ങനെ വെള്ളത്തോടെ പോയോ

ആ അതെ പിന്നെ വന്നിട്ട് ഈ കൊടുംകാറ്റ് വന്നിട്ട് പൊറത്ത് കൊറഞ്ഞാലും അഹ് അതിൻറെ ശേഷം വന്നിട്ട് Two three days ഒര് Five days വന്നിട്ട് ഈ മള ഇങ്ങനെ ഇണ്ടാകുന്നാണ് News ല് പറഞ്ഞിട്ടിണ്ട് അതായത് കൊടുംകാറ്റ് കടന്നാലേ അങ്ങനെത്തതന്നെയാ പ്പോ ഒരു ആഴ്ചക്കങ്ങനേം മള ഇണ്ടാകുന്ന പറയ്ന്നെ അതെ മള വന്നിട്ട് അങ്ങനെ Continue ആകുംന്നാണ് News ലോക്കെ പറഞ്ഞിട്ടുണ്ടാരുന്നു പിന്നെ വന്നിട്ട് Government എന്ത് പറഞ്ഞെന്ന് വെച്ച ആ ഈ Rumours ഒക്കെ ഇണ്ടാകൂലെ ആ ഈ Rumours ഒക്കെ വന്ന് അഹ് Government അങ്ങനെയാണ് ഉള്ളത് Government വന്നിട്ട് പറഞ്ഞിട്ട്ണ്ട് ഒന്നും വിശ്വസിക്കണ്ടേ Official ആയിറ്റ് വന്ന News മാത്രം വിശ്വസിച്ച മതിന്ന് പറയ്ന്ന് പിന്നെ ആൾക്കാര് പേടിച്ച് പോകുംന്ന് പറഞ്ഞിട്ട് ആ ഒന്നും പേടിക്കണ്ട അതൊക്കെ Safe ആണ് ഞങ്ങളൊക്കെ നോക്കിട്ടാണ് ഇരിക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാരുന്നു News ല് അതെ പിന്നെ വന്നിട്ട് കൊറേ ആൾക്കരസ്സൊക്കെ വന്നിട്ട് അങ്ങനെ വന്നിട്ട് Panic ആകും അല്ലെ അങ്ങനെ Panic ആവുമ്പൊ വന്നിട്ട് അവർക്ക് Panic panic attack ഒക്കെ വരാന് സാധ്യത ഇണ്ട്ന്നാണ് പറയുന്നത് ഉം അതുകൊണ്ട് വന്നിട്ട് ഈ Rumours ഒന്നും വിശ്വസിക്കേണ്ട ന്നാണ് Government പറഞ്ഞത് ഉം

പിന്നെ അവർക്ക് College ലും School കളിലു ഒക്കെ Donate ചെയ്യാ നമ്മുടെ മാത്രം നമ്മുടെ നാട്ടാൾക്കാര് മാത്രല്ലാണ്ട് പൊറം നാട്ട് കാരും വന്നിട്ട് Donation ചെയ്ത ചെയ്ന്ന്ണ്ട് ഉം ഉം പിന്നെ

പറയു ഉം ഇപ്പൊ ഞമ്മൻറെ Fili actors മാത്രമല്ലണ്ട് കൊറേ Bollywood actors ഉം പിന്നെ വല്യ വല്യ ആൾക്കാര് കളൊക്കെ നമ്മുടെ നാട്ടിൻറെ Donation കൊടുക്കാനും Donation മാത്രം അറിയാണ്ട് ഞമ്മക്ക് അത്യാവശ്യയിട്ട് ഭക്ഷണം പിന്നെ ഉടുപ്പും ഒക്കെ അവിടെ Donate ചെയ്യാണ് പിന്നെ അങ്ങനെയൊക്കെ News വന്നിട്ടുണ്ടാരുന്നു ഉം

പിന്നെ വന്നിട്ട് തമിഴ് തെലുഗ് കന്നഡ അങ്ങനെയുള്ള എല്ലാ Film actors വന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് സഹായങ്ങളൊക്കെ ചെയ്ത തരുന്നുണ്ട് പിന്നെ വന്നിട്ട് മല കൊറേ College students ഒക്കെ വന്നിട്ട് നമുക്ക് വന്നിട്ട് സഹായം ചെയ്യുന്നുണ്ട് പിന്നെ അവുടുന്ന് അവുടുന്ന് സാധിക്കുന്ന Things പിന്നെ വന്നിട്ട് Food അങ്ങനെയുള്ള കൊറേ കൊറേ Things അപ്പൊ അവര് വന്നിട്ട് തരുന്നുണ്ട് നമുക്ക്

ഇതിൻറെ ഈ Donation ന്ന് പറഞ്ഞിട്ട് വന്നിട്ട് Food ഉം അങ്ങനെ ഭക്ഷണങ്ങള് And മഴ കാരണം എന്നിട്ട് കൊറേ Students ൻറെ Note book കള് ഒക്കെ ഇതൊക്കെ പോവുന്നെ പോയെന്നെ അതുകൊണ്ടാണ് മറ്റെ ഈ അല്ല നമ്മള് പണ്ടൊക്കെ Use ചെയ്ത Books ഉം Notes ഒക്കെ നമ്മുടെ ഇവിടെന്ന് അവിടെ അയച്ച് വിടാൻ പുതിയ Notes ആണെങ്കിലും വേണ്ടില്ല എന്താ നിങ്ങള് Use ചെയ്ത Notes ആണെങ്കിലും കൊഴപ്പില്ലന്ന് പറഞ്ഞിട്ട് അതും ഒരു Powerfull ആയിട്ട് ഇവിടെര്ന്ന് കൊണ്ടു പോവുന്നുണ്ട് Food and food mostly വന്നിട്ട് Books കളും പിന്നെ എന്തൊക്കെയാ വേണ്ടത് അയച്ച് വിട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന്

ന്ന കൊറച്ച് ചോയിക്ക്ന്ന്ണ്ട് അങ്ങനെയാണ് ഇപ്പത്തെ Situation ഉം കൊറേ പയര് ഇതൊക്കെ ന നശിച്ച് പോയല്ലേ വെള്ളം വന്നിട്ട്

പക്ഷെ ഇ ഇതില് വന്നിട്ട് ഒരു കാര്യം വന്നിട്ട് നമുക്ക് Positive ആയിട്ട് അഹ് ചിന്തിക്കാന്ന് വെച്ചാൽ അഹ് ചെല നാട് കളില് ഒക്കെ ആയി വളരെ ഇല്ലാണ്ടും വർച്ചയായി പോയി ണ്ടല്ലേ വെള്ളം കിട്ടാത്ത നാട് കളില്

പിന്നെ വന്നിട്ട് നമ്മ നാട്ടില് വന്നിട്ട് Six month വന്നിട്ട് മഴ വരും പിന്നെ Six month മാത്രേ വെയിലടിക്കു പിന്നെ ഈ Month പിന്നെ മല തൊടങ്ങി മല തൊടങ്ങിയ പിന്നെങ്ങനെയാണ്

ഉള്ള കൃഷിയിലോക്കെ നാശവും പിന്നെ നാട്ടിലൊക്കെ വല്ലവരും പിന്നെ വന്നിട്ട് മീൻ പിടി കച്ചോടക്കാരൊക്കെ ഇണ്ടാവു അല്ലെ അവർക്കൊക്കെ വന്നിട്ട് ഭയങ്കര Loss ആണ് എന്ത് ന്ന് വെച്ചാൽ Governmnt വന്നിട്ട് തട വിരിച്ച് വിതച്ചിരിക്കാണ് കടൽലേക്ക് പോകണ്ടാന്ന് അവര് പിന്നെ കടലിലേക്ക് പോയാലേ അവർക്ക് വന്നിട്ട് അവർടെ കച്ചോടം നടക്കു പിന്നെ അതുകൊണ്ടാണല്ലേ അവര് Cash cash ഒക്കെ ചെയ്യാൻ പറ്റു അതോണ്ട് അവർക്ക് വന്നിട്ട് അവരിൻറെ കച്ചോടോം മൊടങ്ങി പിന്നെ വന്നിട്ട് കൃഷിപ്പണിയൊക്കെ വന്നിട്ട് അതും നശിച്ച് പോയി പിന്നെയി കൊടുംകാറ്റ് വന്നിട്ട് One twenty kilometer per second speed ലാണ് വരുന്നത് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ നമക്ക് നമുക്ക് അഹ് ഇത് ചിലേടക്കെല്ലാം വന്നിട്ട് വെള്ളൊക്കെ നെറഞ്ഞിട്ടുണ്ടാരുന്നുങ്കില് ചെലേടങ്ങളൊക്കെ വെള്ളൊക്കെ കൊറഞ്ഞിപ്പോ Normal ആയിട്ട് Transport facilities ഒക്കെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ News വന്നിട്ടുണ്ടാരുന്നു

പിന്നെ വന്നിട്ട് നമ്മുടെ നാട്ടില് മാത്രേ ഇല്ലാണ്ട് പിന്നെ കൊറേ നാട്ടിലൊക്കെ ഇത്പോലെ തന്നെ മലയും മലയൊക്കെ മഞ്ഞ് വീഴ്ചയും ഇതൊക്കെ നടക്കുന്നെന്ന് പറയുന്നുണ്ട്

ഉം പിന്നെ കൊറേ നാട്ടില് വന്നിട്ട് Food ഒക്കെ തിന്നിട്ട് ഒരു അവര് Strugle ചെയ്തിട്ട് വരണ വരണംന്നാണ് പറയ്ന്ന്ണ്ട്

ഉം പിന്നെ അവർക്കൊക്കെ നമുക്ക് നമ്മൾടെ ഒക്കെ സാധിക്കുന്ന വേലേല് മറ്റെ നമുക്ക് നമ്മള് കൊറച്ച് ഒക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കണം ഒക്കെ Colleges ഒക്കെ Start ആവട്ടെ പിന്നെ നമുക്ക് നമ്മളായിറ്റ് നമ്മൾടെ Team ല് പിന്നെ നമ്മുടെ Office ഉം പിന്നെ School ലോക്കെ ഇതൊക്കെ ചെയ്യല് ചെയ്യാൻ സാധ്യത ഇണ്ട് പിന്നെ School പിന്നെ College school students ഒക്കേ അവിടെ ആൾക്കാരൊക്കെ അധികാണാല്ലോ പിന്നെ അഹ് അവ് ട് തൊട്ടടുത്ത Help ഒക്കെ സഹായിക്കാം ചോദിക്കാം പിന്നെ നമ്മുടെ നമ്മളിൻറെ കൊണ്ട് സാധിക്കുന്ന Help ഒക്കെ നമ്മുടെ Society ക്ക് ചെയ്ത കൊടുക്കാം ആ ശരി പിന്നെ ഈ മലപ്പച്ചാലൊക്കെ കൊറച്ച് കൊറഞ്ഞ ശേഷം നമുക്ക് നമ്മുട നമ്മളെ Friends നോക്കെ Meet ചെയ്തിട്ട് എ ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം

പൊറത്ത് ന്ന് വരണതല്ലേ അവര് പൊറത്ത്ന്ന് വരുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം വേണം അത് നമ്മുടെ Friends കളല്ലേ അപ്പൊ എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചോദിച്ച് സഹായിക്കണം ഉം പിന്നെ വന്നിട്ട് നമ്മുടെ Sense ല് കൊറേ ആൾക്കാർക്ക് വന്നിട്ട് ഇങ്ങനെ സഹായം വേണം ന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ നമ നമ്മള് നമുക്ക് കഴിയുന്ന രീതില് നമ്മള് കൊറച്ച് സഹായം

ഇവിടെ ഉൾനാട്ടിൽ മാത്രല്ല എല്ലാ ഉണ്ട് പുറം Area ലോക്കെ നല്ല മളയാണ്

ഡാ അവിടെ ഉള്ളെ ആൾക്കാരുകളൊക്കെ ഈ Church ഉം അടുത്തുള്ളെ മഠത്തിലൊക്കെ Safe ആക്കി വെച്ചിരിക്കാണ്

കൊറേ Things ഒക്കെ വന്നിട്ട് അവരു നമുക്ക് അര കൊടുക്ക്ന്ന്ണ്ട് ഉം ഞാനാ News കേട്ട് ന്തൊക്കെയുണ്ട് വിശേഷം

ആ ഈ കൊടുംകാറ്റ് ഒരുപാ ഉണ്ടാകുന്നത് വന്നിട്ട് Twenty six degree celsius ചൂട് കൊണ്ട് ചുടുനിയിൽ വേണോ

പിന്നെ ഈ ചുടു വെല്ലം വന്നിട്ട് ആവിയായിട്ട് അതാണ് മേഘത്തിലേക്ക് പോയിട്ട് മല വരുന്നത്

ആ പിന്നെ വന്നിട്ട് ഈ ചുടു നീര് എവിടെ ന്ന് കിട്ടുന്നു വെച്ച ആ കടലിണ്ടാവില്ല കടല് ന്ന് മാത്രാ

ആ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ട് ഈ കൊടുംകാറ്റ് ഉണ്ടാകണത്

ആ പിന്നെയി കൊടുംകാട്ടിൽ നിന്ന് മിന്നല്

മിന്നല് ആദ്യത്തെ Light ൻറെ ഇത് പിന്നെയാണ് Sound ൻറെത് Effect ആണ് ഈ രണ്ടും ഏറ്റുമുട്ടമ്പളാണ് വര്ണത് അതല്ല ഈ മേഘോ മേഘ ഇണ്ടാകു അല്ലെ

ആ മല വരുമ്പോ എന്നിട്ട് ചെരിയ മലോ വലിയ മലോ രണ്ടും വന്നിട്ട് ഏറ്റുമുട്ടമ്പളാണ് ഇടിയും മിന്നലും വന്നിട്ട് ഇണ്ടാകും നീ പറഞ്ഞപോലെയാണ് First വന്നിട്ട് ലെ Light വരൂ പിന്നെയാണ് Sound വരണത് ആ പിന്നെ നിനക്ക് കടലില് എന്താ ഈ മീൻ കെടക്കണ്ടാവൂലെ

ആ അതിനെ പിടിക്കുന്ന പോകുന്ന ആൾക്കാർക്കൊക്കെ വന്നിട്ട് അവര് വന്നിട്ട് കൊറേ ദിവസത്തിന് വന്നിട്ട് കടൽക്ക് പോകാൻ പാടില്ലാന്ന് പറഞ്ഞ്ട്ട്ണ്ട് എന്തെന്ന് വെച്ച അവിടെ വന്നിട്ട് ചു ചുഴലികാറ്റ് ഉണ്ടാകുന്ന് ആണ് ഈ കൊടുംകാറ്റ് ഇണ്ടാകുമ്പോ എന്നിട്ട് കടലില് ചുഴലിക്കാറ്റ് ഇണ്ടാകു അതുകൊണ്ടാണ് അവിടെ പോകന്ന പോകണ്ടാന്ന് Government പറഞ്ഞിട്ടിണ്ട്

Red alert കൊടുത്തിട്ട്ണ്ട്ന്ന് പക്ഷെ അപ്പളും ആൾക്കാരൊക്കെ പോവുന്നുണ്ടല്ലേ അതുകൊണ്ട് രണ്ടൽക്കാരെന്തോ മരിച്ചു എന്നു വന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് Body ഒന്നും കിട്ടിട്ടില്ലാന്ന് News വന്നിട്ടുണ്ടാരുന്നു

പിന്നെ വന്നിട്ട് ഈ മുയലിൻറെ കാരണം അഹ് വന്നിട്ട് കാട്ട് തീ ലേക്ക് വന്നിട്ട് ഇണ്ടാകും എന്ന് പറയ്ണ്ണ്ട് എന്തെന്ന് വെച്ച ഈ ഇത്തറ വേഗത്തില് വന്നിട്ട് കാറ്റടിക്കുമ്പോ വന്നിട്ട് അഹ് മിന്നലിണ്ടാകുമ്പോ വന്നിട്ട് ചെറിയ Spark ഇണ്ടായാലും മതി

ഉം എവിടെ നിങ്ങൾടെ Area ൻറെ അടുത്തൊരു രണ്ട് മരം കത്തി പോയി ആ പിന്നെ വന്നിട്ട് ഈ Transport കമ്പങ്ങളൊക്കെ ഇണ്ടാകു അല്ലെ

അതൊക്കെ പൊട്ടിപ്പോയി പിന്നെ അയ്യാ കമ്പങ്ങളൊക്കെ വന്നിട്ട് കാലേ തടഞ്ഞ് വീന്നിന്നൊക്കെ പറയ്ന്ന്ണ്ട്

അതുകൊണ്ടാണ് ഞങ്ങൾടത് Helicopter ൻറെ മോളിലാണ് ഞാങ്ക്കൊക്കെ കിട്ടിയത് ആ പിന്നെ വന്നിട്ട് അഹ് നാനൂറ് മരങ്ങളൊക്ക വന്നിട്ട് അങ്ങനെ വേരോടെ ചരഞ്ഞിട്ടുണ്ട് ന്ന പറയുന്നത് പിന്നെ നമ്മുട NDATeam ല് വന്നിട്ട് Twenty five persons വന്നിട്ട് അഹ് പുതിയതായിട്ട് വന്നിട്ട് അവിടെ പണിക്കെ നിർത്തി വെച്ണ്ട് ന്ന് പറയന്നിണ്ട് പിന്നെ നമ്മുടെ NDATeams ല് വന്നിട്ട് Twenty five thousand camps ഒക്കെ ഇണ്ട് ന്ന് പറയിന്നിണ്ട് ആ Camps വന്നിട്ട് Nine thousand peoples നെ വന്നിട്ട് അവര് Save ചെയ്തിട്ട് വച്ചിട്ട്ണ്ട് എന്ന് ഒന്ന് പറയിന്നിണ്ട്

ഉം അയ് News ഞാനും കൊറച്ചറിഞ്ഞു

അവിടൊക്കെ വെള്ളം വന്നിട്ട് ആ പാലൊക്കെ ഇണ്ടാരുന്നല്ലേ

പാലൊക്കെ Damage ആയിപോയി പിന്നെ വെ അഅടുത്തുള്ള അമ്പലം തന്നെ ഉണ്ടാരുന്നില്ലേ

അതൊക്കെ വെള്ളത്തില് മുഴുകി പോയി ആ പിന്നെ ഇങ്ങനെ പാലൊക്കെ ഇടിച്ച് പോയ പിന്നെ വന്നിട്ട് അവക്ക് നമുക്ക് അഹ് ന്തു ഒരു Help വന്നിട്ട് ചെയ്യാൻ പറ്റൂല പിന്നെ വന്നിട്ട് ചേല് വന്നിട്ട് കൊറേ സമയെടുക്കും എന്തെന്ന് വെച്ച ഈ മള വന്നിട്ട് കൊർച്ച് Stop ആകണം പിന്നെ ആണ് പാലൊക്കെ ശെരിയാക്കുന്ന പണിയൊക്കെ എടുക്കാൻ പറ്റു ആ AREA കൊടഞ്ഞത് കൊണ്ടാണ് ഇങ്ങനത്തെത് വെര്ന്നേ മഴ മാത്ര ഇണ്ടാർന്നെങ്കില് വേണ്ടില്ല ആ Area ല് ള്ള വെള്ളൊക്കെ മൊത്തം നാട്ടിലേക്കെത്തി നാട്ടിലെത്തുമ്പോ ആ അമ്പലെ മുഴുകിപോയി പിന്നെ ആ അഹ് വീട്കളൊക്കെ പോയി പിന്നത്കൊണ്ട് ആ പാലം Damage ആയത് കൊണ്ട് ഇങ്ങോട്ട് വരുന്നതും ഇല്ല അങ്ങോട്ടും പോകാനും സാധ്യതയില്ല അതുകൊണ്ടാണ് Food കളൊക്കെ കൊർച്ച് പോകാനും ബുദ്ധിമുട്ട്ണ്ട് പക്ഷെ അവിടത്തെ Rescue team നാ കൊണ്ട് അവിടൊക്കെ Safe ആണ് പറയുന്നേ പിന്നെ അത്ര Safe ഉം എന്തൊക്കെയെന്നൊന്നും വിശേഷങ്ങളറിഞ്ഞിട്ടില്ല ആ പിന്നെ നീ അഹ് മൂത്ത മുത്തച്ചിൻറെ കൂടെ Contact ചെയ്യാൻ പറ്റിയോ നിനക്ക്

Okay അവര്ൻറെ കൂടെ ആരെങ്കിലു ഇണ്ട ആ കൂടൊക്കെ ഒണ്ട് എല്ലാവര് ആ Area മൊത്തം അവിടെത്തന്നെയാ

ആ അയ്യമ്പലോ വന്നിട്ട് കൊറേ വന്നിട്ട് വെള്ളത്തോട്ട് പോയി അങ്ങനെ വെള്ളത്തില് പകുതിയും പോയി

കൊർച്ച് വന്നിട്ട് അയ്യേ Area മാത്രം കൊർച്ച് ബുദ്ധിമുട്ടായിട്ട്ണ്ട്

ഈ മഴ കാരണം കൊണ്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ പാമ്പുകളും പാറ്റകളും ഒക്കെ കേറിന്ന പറഞ്ഞെ കൊറേ വീടുകളെയാ ആ മര ഈ കാറ്റിൻറെ പിന്നെ മഴയിൻറെ താക്കാം കൊണ്ടാണ് ആ മരമൊന്ന് വീണത് ആ മരത്തിലെ അത്രേ വന്നിട്ട് പാമ്പ്കള് ഇതൊക്കെ വീടുകളിൽ കേറിയത്